എന്തൊക്കെയുണ്ട് വിശേഷം തിരക്കിലായിരുന്നോ

ആ കുറെ നാളായി അവിടെ എന്തുണ്ട് വിശേഷം വീട്ടിലൊക്കെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ഇപ്പോ ഇതാണ്ടെ പടിത്തം കഴിഞ്ഞ് കുറച്ചുകാലം ഇങ്ങനെ വെറുതെ ഇരിക്കണേ ആയിരുന്നു ആ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ

എന്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞായി ഓഹ് ചേച്ചിയുടെ അടുത്ത് അഭിനന്ദനങ്ങൾ ആശംസിച്ചെ

ആ എന്നിട്ട് പിന്നെ അവൾക്കിനി അപ്പോ കൂടുതൽ ഉത്തരവാദിത്തം ഒക്കെ വരാൻ പോകാണുന്നു തോന്നുന്നു

പിന്നെ നല്ല ഉത്തരവാദിത്തങ്ങളല്ലെ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞിനെ വളർത്തി വലുതാക്ക എന്ന് പറഞ്ഞാ നിസ്സാര കാര്യം ഒന്നുമല്ലല്ലോ ശരിക്കിനി അവൾക്കിനി കുറച്ചുനാള് കഷ്ടപ്പാടായിരിക്കും അല്ലേ അതേ ഒരു വളർത്തി വലുതാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ക്ഷമ വേണം കാര്യങ്ങള് വേണം ശരിക്കീ പണ്ടത്തെ ആൾക്കാര് വളർത്തി കൊണ്ടിരുന്നത് പോലെ നമുക്ക് ഈ കാലഘട്ടത്തില് ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ അ അതുപറയുന്നത് ശരിയാ കാരണം പണ്ടത്തെ മാതാപിതാക്കൾക്ക് ജോലി കുറച്ചും കൂടി എളുപ്പമായിരുന്നു. കാരണം ഇപ്പോ നമ്മളുടെ മാതാപിതാക്കൾ ഒക്കെ പറേണത് കേൾക്കാം പണ്ടത്തെ അവരുടെ കാലത്തായിരുന്നെങ്കില് അപ്പനമ്മമാര് പറയുന്നത് അതേ പടി അനുസരിക്കുക

എന്നാ ഒരാള് പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ച് പ്രവരർത്തിക്കുന്ന ഇതുപോലെ ആയിരുന്നു കുട്ടികള് അവർക്കത് അവരുടെ സ്വയമേ ആയിട്ട് തീരുമാനം എടുക്കാനായിട്ട് അതൊന്നും മിക്ക മാതാപിതാക്കളും സമ്മതിക്കാറുണ്ടായിരുന്നില്ല അതേ തിരിച്ചു ചോദ്യങ്ങള് ചോദിക്കാനും പാടില്ല

ആ ഇപ്പോ തലമുറ ഇങ്ങനെ കേറിക്കേറി വരുന്തോറും ആ ഇതിന് എന്താ പറയാ ആ ഒരു ആ ഒരു സംഭവത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ എല്ലാവരും അവരുടെ കുട്ടികള് അവരുടെ അഭിപ്രായം എടുക്കട്ടെ

ഇഷ്ടമുള്ള ജോലി അവര് ചെയ്യട്ടെ അവർക്കിഷട്ടമുള്ള പ്രായത്തിൽ അവർ കല്യാണം കഴിക്കട്ടെ അവർക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കട്ടെ കല്യാണം കഴിക്കണമെങ്കില് മാത്രം കഴിച്ചാ മതി യാതൊരു നിർബന്ധവുമില്ല സ്ത്രീ പറയണേ ഞാൻ കേട്ടിക്ക് നമ്മളെന്താണു ഇന്നലകളിലെ എന്താണ് രക്ഷാകർത്താക്കള് ഇന്നത്തെ കുട്ടികളെ നാളത്തേക്കു വേണ്ടി എന്താണ് വളർത്തുന്ന ആൾക്കാരാണ് അപ്പോ അവര് കഴിഞ്ഞ നമ്മള് എങ്ങനെയാണോ ജീവിച്ചേ അതേ പോലെ തന്നെ നിങ്ങളെ വളർത്തണം നിങ്ങളും അതേ പോലെ തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ഒരു രീതിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ആ അത് തെറ്റായിട്ടുള്ളത് എന്നല്ല കാരണം എനിക്കു തോന്നണേന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രീതിയില് അവര് ചിന്തിച്ചത് കുട്ടികള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചീത്തയായി പോകും മാതാപിതാക്കൾക്ക് ഇന്നത്തെ തലമുറയിലും കഴിഞ്ഞ തലമുറകളിലും എല്ലാ തവണ ഉള്ള തലമുറകളിലും അവർക്കുണ്ടാകുന്ന ഒരേ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കുട്ടികള് വഴി തെറ്റി പോകുമോ അവരായിരിക്കുമോ അതിനു കാരണം മാതാപിതാക്കൾ അതിനു കാരണമാവുമോ എന്നുള്ള പേടിയാണ് അതേ അതേ അങ്ങനത്തെ ഒരു പേടി കാരണമാണ് ആ ഈ കുട്ടികളുടെ മേലില് ഒരു ഭാരം ഇങ്ങനെ വെക്കും നീ അത് ചെയ്യരുത് നീ ഇത് ചെയ്യരുത് ഇന്ന സമയത്തിന്റെ ഉള്ളിൽ വീട്ടിൽ കേറിക്കൊള്ളണം . ഇന്ന സമയത്തിന്റെ ഉള്ളിൽ കേറിയില്ലെങ്കില് വഴക്ക് പറയും അല്ലെങ്കില് അവിടെ കുട്ടികളെ ശിക്ഷിക്കാനായിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് പണ്ടൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോ ഈ മാറി വരുന്നത് കാരണം ഇപ്പോ നമ്മടെ മാതാപിതാക്കൽക്ക് അവരുടെ മാതാപിതാക്കളില് നിന്നും അവരാഗ്രഹിച്ചിരുന്ന ആ സ്വാതന്ത്ര്യം ഇല്ലേ അത് നമുക്ക് തരാനായിട്ട് നമ്മുടെ മാതാപിതാക്കള് ഒരു പരിധിവരെ ശ്രമിക്കുന്നുണ്ട്

പക്ഷേ നമ്മളും കുറെ സ്വാതന്ത്ര്യം നമ്മുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോ നമുക്ക് കിട്ടണില്ല എന്ന തോന്നല് തോന്നും അത് നമ്മളിനി നമ്മളുടെ കുട്ടികൾ വരുമ്പോ ഇപ്പോ നിന്റെ ചേച്ചി നിന്റെ ചേച്ചിക്ക് കുട്ടി ഉണ്ടായി കഴിയുമ്പോ നിന്റെ അപ്പനും അമ്മയും നിനക്ക് സ്വാതന്ത്ര്യം തന്നപ്പോ ഉണ്ടായിരുന്ന കുറവുകള് ഒക്കെ അവള് മിക്കവാറും നികത്തും അതേ നമ്മുടെയൊക്കെ ഒരു പ്രായമുള്ള ആൾക്കാര് ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സമയമൊക്കെ ആകുമ്പോ കുറെ ഒക്കെ അതിലൊരു വ്യത്യാസം ഉണ്ടാകും ഇന്ന മതത്തില് ഇന്ന ജാതിയിലുള്ള ആളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള വലിയ ഒരു കടുംപിടിത്തത്തിനൊക്കെ വലിയ ഒരു മാറ്റം

ഒരു പ്രായത്തില് ഈ പറഞ്ഞു വളർത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മള് ചെറുതായിരിക്കുമ്പോ തീയില് തൊടരുത് എന്ന് പറയുന്നത് അത്യാവശ്യം പക്ഷേ ഒരു ഏഴു വയസ്സായ കുട്ടീടെ അടുത്ത് തീയിൽ തൊടരുത് എന്ന് പറയണ്ട ആവശ്യമില്ല കാരണം അവനത് ചിന്തിക്കാനായിട്ടുള്ള അധികാരം ഉണ്ട് എന്നിട്ടും അവൻ പോയി തൊടണെ ആയത് കൊണ്ട് അതവൻ കൊണ്ട് തന്നെ അനുഭവിച്ചു തന്നെ പടിക്കണം അത് തന്നെ ഒരു പ്രായം വരെ നമുക്ക് ആ ഒരു ഒരു പരിധിക്ക് കൂടുതല് സ്വാതന്ത്ര്യം കൊടുത്താലും പ്രശ്നമാണ് ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നാലും അത് അതിലും വലിയ പ്രശ്നമാണ് പിന്നെ ഈ പറയുന്നത് പോലെ ശിക്ഷിച്ച് വളര്‍ത്തുന്ന കുട്ടികളെ നല്ല രീതിയിലാകാറുള്ളൂ എന്നത് തെറ്റായ ഒരു ധാരണ ഇത്രയും കാലം ഉണ്ടായിരുന്നു പക്ഷേ ശിക്ഷിച്ച് ഓരോ കാര്യം ചെയ്യിപ്പിക്കുന്നതിനെക്കാളും ഒരു പക്ഷേ സൌമ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് തെറ്റാവുന്നേ എന്നുള്ളഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് കുറച്ചും കൂടെ ഗുണകാരമായിട്ട് വരുന്നുണ്ട് കുട്ടികൾക്ക്പി ന്നെ എന്തെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്തു പോയാൽ പോലും ആ തെറ്റ് ഞാൻ ചെയ്തു അമ്മേ അല്ലെങ്കില് അച്ഛാ എന്ന് നമ്മളോട് വന്നു പറയാനുള്ള ഒരു ഇത് ആ കുട്ടിക്ക് ഉണ്ടാകണം നമ്മളെ ഭയന്ന്

നമ്മളെ ഭയന്ന് ഈ പറയാതിരിക്കുന്നേല് കാര്യമില്ല അങ്ങനത്തെ ഒരു എന്താ ഒരു ബന്ധം കുട്ടികളായിട്ട് നമ്മള് വളർത്തികൊണ്ടു വരണം അവർക്കെന്ത് ചെയ്താലും നമ്മളോട് പറയാൻ പറ്റണം എന്നുള്ള രീതിയില് എന്നാ പിന്നെ നമുക്ക് ഞാൻ എന്തായാലും കുറച്ചു കഴിഞ്ഞ് നിന്നെ വിളിക്കാം ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് അതാണ്